നല്ല വിശേഷം. ആഹ് അപ്പോൾ താങ്കളിപ്പോൾ പഠിക്കാണോ അതോ എന്തെങ്കിലും ജോലീലേർപ്പെട്ടിരിക്കാണോ?

പഠിക്കാണ്ല്ലേ? എന്ത് എന്താണ് പഠിക്കുന്നത്?

ബിരുദ വിദ്യാർഥിനി. എന്തിലാണ് ബിരുദവെടുത്തിരിക്കുന്നത്? ആഹ് ഞാൻ മലയാളമെന്ന വിശെ വിഷയത്തെ ആഹ് വിഷയത്തിലാണ് ഞാൻ ബിരുദവെടുത്തിരിക്കുന്നത്. അതേല്ലേ. അപ്പൊ ഞാനിന്നിവിടെ വിളിച്ചിരിക്കുന്നേന്ന് വെച്ചാ നിങ്ങളോട് നമ്മുടെ സാങ്കേതിക വിദ്യയെപ്പറ്റി കൊറച്ച് കാര്യങ്ങള് ചോദിക്കാനും അതിനെപ്പറ്റി കൊറച്ച് കാര്യങ്ങള് സംസാരിക്കാനും വേണ്ടീട്ടാണ് കേട്ടോ? അപ്പൊ

ആഹ് സാങ്കേതിക വിദ്യയെന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥമെന്തെന്ന് വെച്ചാൽ അറിവിന്റെ ഉപയോഗരൂപത്തെയാണ് നമ്മൾ സാങ്കേതിക വിദ്യയെന്ന് പറയുന്നത്. ഇതിന് പ്രത്യേകിച്ചൊരു അർത്ഥം അങ്ങനെ വിശാലമായൊന്നും കൊടുത്തിട്ട് ഒന്നുവില്ല. ഇതൊരു ഏ കൃത്യമായ നിർവചങ്ങളോ കാര്യങ്ങളോ ഒന്നുവില്ല.

ഇതൊരു ഉം ഉല്പാദനത്തിലോ അല്ലെങ്കിൽ ആഹ് ശാസ്ത്രീയാന്വേഷണം പോലെയൊള്ള ആഹ് പു ഏ പൂർത്തീകരണങ്ങൾക്ക് വേണ്ടിയുപയോഗിക്കുന്ന ഒരു കഴിവുകളോ മാർഗ്ഗങ്ങളോ ആണ് ഈ സാങ്കേതിക വിദ്യയെന്ന് പറയുന്നത്. അതെയല്ലേ. അപ്പോൾ സാങ്കേതിക വിദ്യ താങ്കൾ നല്ലതായിട്ടാണോ അതോ സാങ്കേതിക വിദ്യയുടെ ഓരോ വളർച്ച മൂലം നമ്മൾടെ നാടിന് നല്ലതാണോ അതോ ദൂഷ്യം ആണോ ഉണ്ടാകുന്നതെന്നാണ് താങ്കൾ ചിന്തിച്ചിരിക്കുന്നത്?

ആഹ് സാങ്കേതിക വിദ്യ ആഹ് പറയുമ്പോൾ തന്നെ നമുക്ക് രണ്ട് രീതീല് നമക്ക് അതിനെ ആഹ് ഗുണോവൊണ്ട് ദോഷോവൊണ്ട്. ഗുണോം ദോഷോണ്ട്. ഗുണമെന്താന്ന് വെച്ച് കഴിഞ്ഞാ നമുക്ക് തന്നറിയാം അതായത് ഗുണോവൊണ്ട് ദോഷോവൊണ്ടെന്നാണോ പറയുന്നേ? ആഹ് മനുഷ്യന്മാർക്ക് ഏ ഇപ്പഴത്തെ സാഹചര്യം മനുഷ്യന്മാർക്ക് ആഹ് ജോലിഭാരങ്ങൾ കുറയ്ക്കാനൊക്കെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നൊണ്ട്. ആഹ് സാങ്കേതിക വിദ്യകൾ മൂലം ജോലിഭാരങ്ങളൊക്കെ കുറയുന്നൊണ്ട്. അതായത് ആഹ് ഇപ്പൊ ആഹ് സാങ്കേതിക വിദ്യ വിദ്യയുടെ വളർച്ചകൾ മൂലവാണ് നമ്മൾക്കിപ്പെ യന്ത്രങ്ങള് അതേപോലെ യാത്രികമായ പല സാഹ ആഹ് അഹ് പല വസ്തുക്കളും നമ്മളിപ്പോൾ ഒണ്ടാക്കുന്ന്ണ്ട്. സ അതുകൊണ്ട്

അപ്പം അതൊക്കെ കാരണം നമ്മൾടെ ആഹ് ജീവിത കൊറച്ചുങ്കൂടി മെച്ചപ്പെട്ട് നല്ല രീതീല് ജീവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ആഹ് താങ്കള് പറഞ്ഞു രണ്ട് തരത്തില് നമ്മൾക്ക് പറയാൻ പറ്റൂന്ന്. അപ്പം ഗുണങ്ങളാണ് ഏറ്റോം കൂടുതൽ നമ്മളിപ്പപ്പറയുന്നത്. അപ്പം ദോഷമെന്താണ്?

ദോഷമെന്തെന്ന് പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞപോലെ തന്നെ ആഹ് മനുഷ്യന്മാരുടെ ആഹ് ജോലിഭാരങ്ങൾ കുറയ്ക്കുമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ മനുഷ്യന്മാരുടെ ആഹ് തൊഴിലവസരങ്ങൾ ഈയൊരു സാങ്കേതിക വിദ്യ മൂലം കൊറയുന്നൊണ്ട്.

അതെയോ? ഏറ്റോം കൂടുതലാൾക്കാര് സാങ്കേതിക വിദ്യയുടെ പിന്നിലാണപ്പോൾ മനുഷ്യന്റെ ആഹ് ആഹ് അധ്വാനവും അങ്ങനൊള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പിന്നോട്ട് പോകപ്പെടുകയാണ്. അതായത് തൊഴിലില്ലായ്‌മ കൂടുതലും

അതെയതെ. നമ്മടെ നാട്ടിലൊണ്ടാകുന്ന സാങ്കേതിക ആഹ് വളര്‍ച്ചകള്‍ കൂടുന്നതാണ്. അതെ. അത് തന്നെ ഉപരിതന്നെ കഴിവുള്ള മനുഷ്യമ്മാരെ അടിച്ചമർത്തപ്പെടുകയും ചെയ്യുന്നൊണ്ട് ഈയൊരു സാങ്കേതിക വിദ്യ കാരണം. അപ്പ നമുക്കെന്ത് മാറ്റാണ് ഇതിനാത്ത് വരുത്താൻ കഴിയുക അതായത് സാങ്കേതിക വിദ്യ ആഹ് നമ്മൾടെ ആൾക്കാരുടെ തൊഴിലവസരങ്ങള് ഇപ്പോൾ പിന്നോട്ടാക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇപ്പോൾ ഈ തൊ തൊഴിലവസരങ്ങൾ? ആഹ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹ് ഈ രണ്ട് സാങ്കേതിക വിദ്യയായാലും മനുഷ്യന്റെ കഴിവുകളായാലും അതായത് മനുഷ്യമ്മാരെയായാലും രണ്ടും ഒരേ തരത്തിൽ അല്ലെങ്കിൽ ഒരേ തട്ടിൽ കൊണ്ടുപോകാൻ ഏ ശ്രമിക്കണം. അല്ലാതെ ഏ സാങ്കേതിക വിദ്യയെ ആഹ് ആഹ് അഹ് മുൻ ആഹ് ആഹ് ആഹ്

അടിച്ച് കൊറയ്ക്കാതെ രണ്ടിനേം ഒരേ ഒരേ തട്ടിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുവാണെങ്കിൽ നമുക്ക് രണ്ടും ആഹ് ഗുണം ചെയ്യത്തതേ ഒള്ളൂ. മനുഷ്യനും ഗുണം ചെയ്യും അതേപോലെ തന്നെ സാങ്കേതിക വിദ്യയ്ക്കും ആഹ് ഗുണം ചെയ്യുന്നതായിരിക്കും. ഗുണം ചെയ്യുന്നൊണ്ടല്ലേ. അപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു ഇപ്പോ നമ്മടെ തൊഴിലവസരങ്ങളെല്ലാം ഒരുപാട് പിന്നിലോട്ടാക്കുന്നൊണ്ട് സാങ്കേതിക വിദ്യയുടെ വളർച്ചകൾ മൂലമെന്ന്. അപ്പോൾ നമ്മൾടെ ആഗോളമായുള്ള സമ്പത്‌വ്യവസ്ഥയെ സാങ്കേതിക വിദ്യയൊക്കെ ഏ വിന്ദ് വിദ്യയുടെ

വളർച്ച കാരണം അത് ആഹ് ആഹ് ഇത് ചെയ്യുന്നൊണ്ട് എന്ന് തോന്നുന്നൊണ്ടോ അതായത് സാങ്കേതിക വികസനത്തിന് അഹ് ഒരു സാക്ഷ്യം വഹിക്കുന്നൊണ്ട് ആഗ് ആഹ് ആഗോള സാമ്പത്തിക വ്യവസ്ഥയ്ക്കൊള്ള ഒരു ആഹ് എന്താ വികസനത്തിന് ഈയൊരു ഏ സാങ്കേതിക വിദ്യ ആഹ് ഉൾപ്പെടുത്തീട്ടൊണ്ട്. അതായത് നമ്മൾടെ നാടിന്റെ സമ്പത്വ്യവസ്ഥ കൂടുകയും അതേസമയം തന്നെ സാധാരണക്കാരുടെ തൊഴിലില്ലായ്മ കാരണം അവർക്ക് ആഹ് കൊറയുകയും ചെയ്യാണല്ലേ. ആഹ് നമ്മൾടെ സാങ്കേതിക അഹ് സാങ്കേതിക വിദ്യയെന്ന് പറയുന്നത് വളരെ നല്ല കാര്യം തന്നാണ്. കൊറാ കൊറയുകയും കൊറയുകയും അതെ. നമ്മടെ നാട്ടിലേക്ക് കൊറേ നമ്മടെ മനുഷ്യന്റെ ആയാസമായ ഏ മനുഷ്യർക്ക് ബുദ്ധിമുട്ടായുള്ള പല കാര്യങ്ങളും ആയാസമായവര് ആഹ് ചെയ്ത് തരുന്നൊണ്ട് നമ്മൾക്ക്. ആഹ് അതേപോലെ തന്നെ നമ്മളെ മനുഷ്യനെ തന്നെ ആഹ് ഒരുപാട് ദൂഷ്യമായി പ്രവർത്തിക്കാവുന്ന രീതിയില്

ഒള്ളൊരു കണ്ടുപിടിത്തമായിരുന്നു രണ്ട് യന്ത്രങ്ങളുടെ കണ്ടുപിടിത്തം. അവര് തന്നെ അവരവരുടെ ഭാഷകളുണ്ടാക്കി സംസാരിക്കുകയും ആഹ് അത് എന്താണെന്ന് പോലും മനുഷ്യരുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ഓരോ പ്രശ്നങ്ങള് നമ്മടെ നാട്ടില് ഒണ്ടാവുകയും ചെയ്യുന്നൊണ്ടായിരുന്നു. അതെ. അപകടകാരികളായി മാറുകയും ചെയ്യുന്നൊണ്ട്. ആഹ് മനുഷ്യന്റെ കണക്കുള്ളൊരു യന്ത്രം. അതിനെയൊണ്ടാക്കി മനുഷ്യൻ